ആ അതാണ് വെളിയിലൊട്ടൊന്നും പോ ആ~ആൾക്കൂട്ടത്തിലൊന്നും പോകരുത് viral പനി ആണെങ്കിൽ. ആൾക്കൂട്ടത്തിൽ പോയിട്ട് വെളിയിൽ ഇറങ്ങുന്നില്ല പിന്നെ അല്ലെയോ ആ~ആൾക്കൂട്ടത്തിൽ ഒരാൾക്ക് വന്നാൽ മതി പിന്നെ എല്ലാവർക്കും ആകും. ഉം അയിന് എവിടാ വെളിയിൽ പോകുന്നത് എങ്ങും പോകുന്നില്ലല്ലോ. ആ ഇനി പോകണ്ട വെളിയിൽ നിന്ന് ആരേലും

പിന്നെ നാളെ ഉണ്ടെങ്കിൽ നാളെ പോകണ്ട അല്ലയോ, പോണോ? എവിടെ? നാളെ ജോലിക്ക്?

ആ ഉണ്ടോന്നറിയത്തില്ല നാളെ. ഉം പോന്നോന്ന് ചോദിച്ചു. നാളെ പോന്നുണ്ടോന്ന് അറിയത്തില്ല.

ഒന്നും പറഞ്ഞില്ലേ ഒന്നും രാവിലെ പോകുന്നുണ്ടേല്

doctor ക്കെ പെരുന്നാൾ ഒക്കെ ആയതുകൊണ്ട്, നോയമ്പ് ഒക്കെ എടുത്ത് ഇരിക്കുന്നത് കൊണ്ട് ഇപ്പം duty ഒക്കെ പോകുന്നില്ലായിരിക്കും അല്ലെ?

അല്ലെങ്കിൽ പിന്നെ ഗൾഫിൽ പോയിട്ട് വരുമ്പോ അയാള് അവരുടെ ഒക്കെ

ഇന്നവൻ അവധി എടുത്തതായിരുന്നോ അതോ അവധി ആയിരുന്നോ?

ആ എന്ന അതായിരിക്കും പെരുന്നാളിന്റെ ആയിരിക്കും.

ആ ഞാൻ നോക്കണം calender ല് എനിക്ക് നോക്കാൻ, നോക്കിയില്ല. വിഷു കഴിഞ്ഞായിരിക്കും

വിഷു കഴിഞ്ഞായിരിക്കും തോന്നുന്നേ

കുഞ്ഞുമോക്കൊക്കെ ഇഷ്ടംപോലെ, ഇഷ്ടംപോലെ അരി ഒക്കെ കിട്ടി കാണും, മൂന്നാലഞ്ച് മാസം കഴിക്ക തക്ക രീതിയിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും. ആര് കൊണ്ട് കൊടുക്കും അവരുടെ അഹ് ആഹ് ബന്ധുക്കളോ, ആൾക്കാരോ? പ~പത്ത് പൈസയ്ക്ക് വരുമാനം ഉള്ളവര് ആഹ് അതിന്റെ ഒരു വീതാംശം പാവത്തുങ്ങൾക്ക് കൊടുക്കണവല്ലോ. ആ ഹാ പാവത്തുങ്ങൾക്ക് എല്ലാവർക്കും ആണോ ഇവർക്ക് ഈ ഇത് ഇത് പെരുന്നാള് പിടിക്കുന്നവർക്കോ? നോയമ്പ് പിടിക്കുന്നവർക്കോ? പെരുന്നാള് പിടിക്കുന്ന നോയമ്പ് നോർക്കുന്നവർക്ക് അല്ല അല്ലാതെ പാവത്തുങ്ങൾ ഉണ്ടല്ലോ, ഒന്നും ഇല്ലാത്തവരൊക്കെ.

പാവത്തുങ്ങളെ സഹായിക്കണം എന്ന പറയുന്നേ. അപ്പൊ എല്ലാ പ്രാവശ്യം കഴിഞ്ഞ മാസം കുഞ്ഞുമോള് പറയുന്നത് കേട്ട് ഒരു മൂന്നാല് മാസം കഴി~കഴിക്കത്തക്ക രീതിയില് അരി, ഇഷ്ടം പോലെ അരി അതിനൊക്കെ സാധനങ്ങള് എന്തെല്ലാം സാധനവാ കിട്ടുന്നെ.

അങ്ങനെ ഒക്കെ ഉണ്ട് അങ്ങനെ ഒക്കെ ഉണ്ട്.

അല്ല അതൊക്കെ നല്ലതല്ലെ ഉള്ളവർക്ക് ഉള്ളവരെയും ഇല്ലാത്തവരെയും കൂടെ സഹായിക്കുക. ആ അത് നല്ലതാ ഉള്ളവര് കൊടുക്കുന്നത്. എന്ന് വെച്ച പാവത്തുങ്ങൾക്ക് ആഹ് അത് നോമ്പ് അത് നടത്തണ്ടായോ?

അതും അല്ല പാവത്തുങ്ങൾക്കും പിന്നെ ആഹ് ഇതൊക്കെ നോയമ്പ് അഹ് ഇതെന്നാ ചെയ്യുകയും പിന്നെ വൈകിട്ട് തൊറക്കുകയും ഒക്കെ ചെയ്യണ്ടേ. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നേ. ആ, അനക്കം വെച്ചല്ലോ അവിടെ കുഞ്ഞാറ്റെ കുഞ്ഞാറ്റ മോളെ ഇപ്പൊ അമ്മൂമ്മയെ ഒന്നും വേണ്ടായോ? അനക്കം ഒന്നും ഇല്ലല്ലോ. അമ്മൂമ്മേ അമ്മൂമ്മേ hello അമ്മൂമ്മേ, എന്നൊക്കെ പറയുന്ന കക്ഷിടെ ഇപ്പൊ ഒരു അനക്കോം ഇല്ല അത് വെള്ളത്തിന് വന്നതായിരുന്നു ആ വെള്ളം കുടിക്കാൻ വന്നയാ അതാണോ വിളിച്ചു പറഞ്ഞെ, അമ്മെ വെള്ളത്തിനാന്ന്.

മോനെ കുഞ്ഞാറ്റെ hello hello, hello hello ഇപ്പം ഇവിടെ വന്ന് ഉള്ളി തിന്നിട്ട് പോയി. പനി കുറവുണ്ടോ കുഞ്ഞിന്? ആ കുറവുണ്ട്. ആ, പനീടെ കൊണ്ടാ ആഹ് വലിയ വർത്താനം ഒന്നും ഇല്ലാത്തെ അല്ലെങ്കിൽ നല്ല കിലുകിലാന്ന് വർത്താനം പറയുന്നയാ. ആ ഇപ്പൊ കുഴപ്പം ഇല്ല.

കളിക്ക ഒക്കെ ചെയ്തു വേണ്ട മിനിഞ്ഞാന്നായിരുന്നു കൂടുതല് അന്നേരം പാല് കുടിച്ചിട്ടില്ലായിരുന്നു.

ആ ആ എന്ന ശരി എന്ന ഇനി പ്രേത്യേകിച്ച് ഒന്നും ഇല്ല. എനിക്ക് ഉറക്കോം വരുന്ന്. ഉം ആ കുറച്ച് നേരം കൂടെ ഉണ്ട്

പിന്നെ പിന്നെ എന്തുവാണ്. ആ പിന്നെ ഒന്നും ഇല്ല, നാളെ അമ്മച്ചിക്ക് രാവിലെ എണീക്കണ്ടല്ലോ? അവൻ പോകാത്ത കൊണ്ട്. ഓ എനിക്ക് നാളെ അഹ് താമസിച്ചേ എഴുനേൽക്കത്തൊള്ളൂ.

എഴുന്നേൽക്കുമ്പഴോ ആ ഞാന് ആറേ മുക്കാല് ഏഴൊക്കെ ആകുമ്പഴേ എഴുന്നേൽക്കും. പ്രേത്യേകിച്ച് പണി ഒന്നും ഇല്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് പോണു. നിങ്ങക്കൊക്കെ അല്ലിയൊ ഒരു തിരക്കും ആ എഴുന്നേറ്റ അല്ലെയോ രാവിലെ.

ആ നേരത്തെ നിങ്ങളെ ഒക്കെ പഠിപ്പിച്ച് ഇങ്ങനെ ഒക്കെ എഴുന്നേറ്റതല്ലെ, ഇപ്പൊ rest എടുക്കുവാ.

ആന്നോ, ഹാ അത്രയ്ക്കും മിടുക്കിയ, പഠിക്കാൻ മിടുക്കിയ.

പത്തിലായി മിടുക്കി ആയി ഇപ്പൊ എല്ലാം ഇച്ചിരി നല്ല അറിവായി, മറ്റേ നേരത്തത്തെ കുഞ്ഞുകളി ഒക്കെ അങ്ങ് മാറി. മറ്റേ ആ കൊച്ചും പത്തിലാന്ന് തോന്നുന്നല്ലേ രതീഷണ്ണന്റെ? ആ അതും പത്തിലാ, ഇവര് രണ്ടു പേരും കൂടെ അല്ലിയോ പോണത്, അതും പിള്ളേരങ്ങ് വളർന്നെടി അങ്ങ് ഇപ്പൊ, ഇപ്പൊ നല്ല ഇതായി പിള്ളേരാ ഇപ്പൊ ആയി. മറ്റേ രതീഷണ്ണന് അഹ് രതീഷ് അണ്ണന് രണ്ട് പിള്ളേര് അല്ലയോ? അഹ് മൂത്തതല്ലേ പത്തില്. രതീഷിനും രണ്ട് പിള്ളേര് അനീഷിനും രണ്ട് പിള്ളേര്. മറ്റേ ഒരനീഷിന് രണ്ട് ആൺപിള്ളേരാ. ഇത് ഒരു ആണും ഒരു പെണ്ണും. മൂത്ത

പിന്നെ ഉറങ്ങിയോ? ഓ, ഉറങ്ങിയില്ലല്ലോ. ഉറക്കം ഇങ്ങനെ വരുന്നുണ്ട്. ഉറങ്ങണം.

പിന്നെ. പിന്നെ എന്തുവാ പിന്നെ ഒന്നും ഇല്ല. ഏ ഓ പിന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നു. നിനക്ക് വെളുപ്പിനെ എഴുന്നേൽക്കണ്ടത് അല്ലയോ?

എന്തേലും ഉണ്ടേ കറിക്കൊക്കെ ഒന്ന് അരിഞ്ഞ് പെറുക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കി രാവിലെ എളുപ്പം ഉണ്ട്.

രാവിലെ. അതോ വിനീതിനെ വീണ്ടും കൊണ്ട് വിടണോ നാളേം. ആ അതറിയത്തില്ല വയ്യാത്തകൊണ്ട് എഴുന്നേൽക്കാൻ ആഹ് ഹും alarm അടിച്ചാലും ചിലപ്പോ അങ്ങ് കിടക്കും, പിന്നെ കണ്ണ് തുറക്കുമ്പഴത്തേനും സമയാവും.

പിന്നെന്തുവാ വേറെ.

വന്നിട്ടുണ്ട് ഇവിടെ വന്നായിരുന്നു ആന്നോ ഹാ വന്നോ? ആ ഇവിടെ വന്ന് രണ്ടുമൂന്ന് ദിവസം നിന്നു.

പിന്നെ ശ്യാമും അജി ആഹ് അ~അ~അജി, അജിയും രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു.

ഉം പിന്നെ ശ്യാമും വരും പളനി ശബരിമലയിൽ പോകാൻ. ശബരിമലയിലോ പളനിയിലൊ ഒക്കെ പോകാൻ വരൂന്ന് പറയുന്ന കേട്ടു.

പിന്നെ നമ്മുടെ എല്ലാരും വന്നട്ടുണ്ട്. ഉം അഹ് അപ്പച്ചി അടുത്ത് അവിടെ പോകുവായിരിക്കും. ആർക്കാണെടി അങ്ങ് വല്ലാതായി ചെറുക്കന് ഇപ്പൊ അങ്ങ്. വല്ലാതെ ക്ഷീണിച്ച് പോയി.

ആ ഞാൻ ഇന്നാള് ഒരുദിവസം കണ്ടായിരുന്നു photo

ഉം ഇന്നാള് ഞാൻ കണ്ടായിരുന്നു അന്നേരം ഒരുമാതിരി ഇച്ചിരി ഇതായിട്ട് ഇരിക്കുന്നു.

മറ്റേ അജി അണ്ണനോ. അജി തായി

ഇങ്ങോട്ടെന്താണോ പറയുന്ന കേട്ടു പോരുവാ, പോരുവാന്നൊക്കെ. ആര് അജി അണ്ണനോ?

മക്കൾക്ക് goverment school ല് teacher ആ. കിട്ടിയോ എവിടാ?

കഴക്കൂട്ടം school ല്. ആ അത് പിന്നെ അറിഞ്ഞാരുന്നു പൈസ കൊടുത്ത്.

മൂന്ന് പേർക്കും ജോലിയായി. ഉം അത് പിന്നെ പൈസ കൊടുത്ത് കേറിയതല്ലയോ ഇളയവൻ.

എന്തുവായിരന്ന് അപ്പച്ചി ഒക്കെ പറഞ്ഞായിരുന്നല്ലോ അവിടെ ചെന്നായിരുന്നുന്നൊക്കെ.

അജയൻ sir നെ കാണാനേ.

അജയൻ sir നെ കാണാൻ പോയില്ലായിരുന്നോ ഇവര് അഹ് ഇതല്ലായിരുന്നോ അജയൻ sir. ആ അതിന് തന്നെ pension പറ്റിയപ്പോ.

ഇവരെ കണ്ടായിരുന്നെന്ന് പറഞ്ഞു അന്ന് പറയുന്ന കേട്ടായിരുന്നു. ആ, അ school ലോട്ട് പോയാൽ പോരെ ആ അടുത്തല്ലെയോ. അടുത്ത~അടുത്തല്ലെയോ പിന്നെന്തുവാ അങ്ങോട്ടൊന്ന് കാലെടുത്ത് വെച്ചാ പോരായോ. അഹ് ശ്യാമളന്റെ വീട്ടിൽ ആയിരുന്നേ പിന്നെ വേ കുഴപ്പം ഇല്ലാരുന്നു. അവിടെ അങ്ങ് കിടന്ന് ഉറങ്ങിയാ മതി ശ്യാമളന്റെ വീട്ടിലെല്ലാം അജിയെല്ലാം വന്ന് വൃത്തിയാക്കി.

ചെറുക്കൻ അവര് വരുന്നില്ലയോ അപ്പോ അതുകൊണ്ട് ആ ശ്യാമളന്റെ അജിയണ്ണനാണോ ഇനി പോ~പോരുവാന്ന് പറഞ്ഞത്.

പലപ്പഴും സമ്പാദിച്ചിട്ടില്ലയോ ഉം കുറെ വർഷം ആയില്ലേയോ ഇത്.

വർഷം കുറെ ആയില്ല യോ?

ഏതാണ്ട് അസുഖം ഏതാണ്ട് വന്നില്ലായിരുന്നോ. ആ ഏതാണ്ട് അസുഖം ആയിട്ട് ആശുപത്രിയിൽ ഒക്കെ ആയിരുന്നു. ഉം പിന്നെ. പിന്നെ. hello ആ പിന്നെ ഒന്നും ഇല്ല എന്ന ശരി എന്ന പിന്നെ.